ഈ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേ കലാലയത്തിൽ ഒന്നും കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ തിരിഞ്ഞാലും രാഷ്ട്രീയപാർട്ടികൾ അവർക്ക് വേണ്ടിയുള്ള വോട്ട് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഇതില് ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരിൽ പലരും നമ്മളെ അല്ലാണ്ട് കാണുമ്പോൾ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ആൾക്കാർ ആയിരിക്കില്ല. തെരഞ്ഞെടുപ്പ് സമയം മാത്രം, ആകുമ്പോൾ മാത്രം പ്രത്യേകം ആയിട്ട് കാണിക്കുന്ന ഒരു സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കോളേജിന്റെ മൊത്തത്തിലുള്ള ഒരു ഓളം എന്ന് പറയുന്നത് നല്ല രസമാണ്. കാരണം എവിടെ തിരിഞ്ഞാലും പ്രചാരണത്തിന് പരിപാടികൾ ഉണ്ടാകും, പാട്ടുകൾ ഉണ്ടാകും ഡാൻസുകൾ ഉണ്ടാകും പിന്നെ കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ എവിടെയും കാണാം. അല്ലാത്തപ്പോൾ ഉള്ള ഒരു കലാലയത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. മിക്കവാറും കുട്ടികളാണെങ്കിലും പഠിക്കുക പോവുക എന്നതിന് അപ്പുറത്തേക്ക് പ്രത്യകിച്ച് ഒരു കലാപരിപാടിയും നടക്കാത്ത ഒരു ടൈമിൽ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ കോളേജിലെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലാലയത്തിന്റെ ഒരു ഉത്സവം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കലാലയത്തിൽ കാണുന്നതും ഏകദേശം ഈ സമയത്ത് തന്നെയാണ്.

തീർച്ചയായും. കാരണം എനിക്ക് തോന്നുന്നു പി, അക്ഷത പറഞ്ഞതുപോലെ ചിരിക്കുന്ന മുഖങ്ങൾ ആണ് നമുക്ക് വന്നു കയറുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് എന്താ പറയുക കലാലയത്തിൽ മുന്നിൽ, മുൻഭാഗത്ത് എല്ലാവരും ചിരിച്ചു ചിരിച്ചുകൊണ്ട് നമ്മളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നത് ആസ്വദിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അല്ലാതെ

എന്തുകൊണ്ട് അത് ഈയൊരു ഈയൊരു കാലഘട്ടം, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. കാരണം, എന്തുകൊണ്ടാ അവരും, എന്നും നമ്മളെ കാണുന്നവരാണ്. ഇതിനുമുൻപും നമ്മളെ കാണുന്നവരാണ്. അപ്പൊ ഈ ഇങ്ങനെ എന്നും കാണുന്നവർക്ക് ഇതിനുമുൻപും നമ്മളോട് ചിരിച്ചു കൂടായിരുന്നോ? ഇതിനു മുൻപും നമ്മളോട് സൗഹാർദ്ദപരമായി പെരുമാറി കൂടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ്, ഇതൊരു കപടമായ സ്നേഹം ആണോ?

ഇതിനുവേണ്ടി ആയിട്ടാണോ ഇതൊന്ന് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്ന അതിലൂടെ തന്നെ, നമ്മ അത് തീർച്ചയായിട്ടും അവർക്ക് മോശം ചെയ്യുകയേ ഉള്ളൂ. ഞാൻ എന്റെ ഒരു വ്യക്തിജീവിതത്തിൽ, അല്ലെങ്കിൽ എൻറെ ഒരു അനുഭവത്തിൽനിന്ന് പറയുകയാണെങ്കിൽ ഒരിക്കൽ എന്നോട് ഇങ്ങനെ വളരെ സൗഹൃദപരമായി ഭയങ്കര, വന്ന് ഞാൻ കോളേജിൽ ഞാൻ കലാലയത്തിലേക്ക് വന്നു കയറിയപ്പോൾ തന്നെ ഹസ്തദാനം തന്നെ എന്നെ സ്വീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചിരിയും ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും എനിക്ക് കാണണം കേട്ടോ എന്ന് ഞാൻ പ്രത്യേകം അവരോട് പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. കാരണം എനിക്കറിയാം ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങാനും ജയിക്കുവോ തോൽക്കുവോ എന്തുചെയ്താലും അവരുടെ ഒരു ആ ഒരു നമ്മളോടുള്ള നിലപാട് ഒരു മനോഭാവം മാറുന്നത് ആയിട്ട് കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകാലത്ത് അവർ നമുക്ക് എന്തുകൊണ്ടും അവരെ എന്ത് കാര്യത്തിനും നമുക്ക് സമീപിക്കാം എന്നുള്ള ഒരു ഇത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലരെങ്കിലും, ഞാൻ എല്ലാവരെയും പറയുന്നില്ല കുറച്ചുപേരെ എനിക്കിപ്പോഴും, നമുക്ക് ആ ഒരു, സമീപിക്കാൻ നമുക്ക് ധൈര്യം തോന്നുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സ്ഥാനാർഥികളായി നിന്ന് വിജയിച്ച സ്ഥാനാർഥികളെ, എന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ മറക്കാൻ, വിസ്മരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലും ഈ ചിരികൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തോടുകൂടി അവസാനിച്ച് അതുകഴിഞ്ഞ് നമുക്ക് ഒരുതരത്തിലും പിന്നെ അവരോട് നമുക്ക് ഓ ഇനിയിപ്പോള് കഴിഞ്ഞല്ലോ, ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു അവരുടെ ഒരു ഇത് കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നി പോകുന്ന ഒരു ഇത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ദൂര ഭാഷ ശ്രവണ വാഹിനി ഒന്നും കൈകൊണ്ട് തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രമാത്രം വിളികളാണ് വരുന്നത്. ഇന്നലെ തന്നെ പല വിളികളും വരുന്ന സമയത്ത് ഞാൻ ഉത്സവപറമ്പിൽ ആയിരുന്നു. പക്ഷേ തുടർച്ചയായുള്ള വിളികൾ വന്നത് എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥയാക്കി.കാരണം അല്ലാത്തപക്ഷം ഇങ്ങനെ അവർ വിളിക്കുകയോ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണ്. അത് അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ഈയൊരു സമയത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഭയങ്കര സൗഹാർദ്ദപരമായി പെരുമാറുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തതിനുശേഷം ആ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചതിനു ശേഷം അതേ രീതിയിൽ നമ്മളോട് സമീപിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ അറിയാം ഇതാ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കാണിക്കുന്ന കപടമായ സ്നേഹമാണെന്ന്. പിന്നെ ആ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്രാവശ്യം പ്രത്യേകിച്ചും തോന്നിയ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു വെച്ച ആശയങ്ങൾ ആണ്. അതിൽ പലതും എനിക്ക് തൃപ്തികരമായി തോന്നിയില്ല കാരണം എന്താ നമുക്ക് അത്രമാത്രം വേണ്ട എന്തെങ്കിലും അവർക്ക് മുന്നോട്ടു വയ്ക്കാൻ പറ്റിയ ആയിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം സാധാരണഗതിയിൽ വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പലരും പ്രചാരണത്തിലൂടെയും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആഹ് അതിനുശേഷം ആണെങ്കിലും ആഹ് അവരോട് സംസാരിച്ചപ്പോൾ ആണെങ്കിലും അവർക്ക് അതിനെ പറ്റി ഭയങ്കര ആധികാരികമായി അറിയുന്നതുപോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ അവർ മുന്നോട്ടുവെച്ച ആശയങ്ങൾ എങ്കിലും അവര് തൃപ്തികരം ആയിട്ട് ചെയ്തു തീർക്കട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാ രാഷ്ട്രീയപാർട്ടികൾക്കും ഉണ്ടായിട്ടില്ല ഏറ്റവും ഭൂരിപക്ഷം ഉള്ള പാർട്ടികൾ പൊതുവേ ബാക്കിയുള്ള പാർട്ടികളുടെ സ്വതന്ത്രം ആയിട്ടുള്ള പ്രവർത്തനത്തില് കേറി പ്രത്യക്ഷത്തിലോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ അടിച്ചമർത്തി, അടിച്ചമർത്തിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോ തമാശ രൂപയുള്ള ഏതെങ്കിലും വാക്കുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തി പ്രവർത്തികളിലൂടെ ഒക്കെ ആയിരിക്കാം, പ്രത്യകിച്ച് നമ്മൾ ഏതെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ ഇതുപോലെ പ്രചാരണങ്ങൾക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നമ്മളോടുള്ള സമീപനം കാണുമ്പോൾ നമുക്ക് അത് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെതന്നെ വിദ്യാർത്ഥികൾ ആണെങ്കിലും ഇപ്പോഴുള്ള വിദ്യാർഥികൾക്ക് രാഷ്ട്രീയപരമായി ട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ബോധം, അവബോധം ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ക്യാമ്പയിനുകളിൽ തന്നെ രാഷ്ട്രീയം അല്ലാണ്ടുള്ള

പണ്ടുള്ള കലാലയത്തിൽ ആണെങ്കിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സമയത്തില് രാഷ്ട്രീയപാർട്ടികൾ മുന്നോട്ടു വെയ്ക്കുന്ന ആശയങ്ങൾ മാത്രമല്ല അവർ നടത്തുന്ന ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ മൊത്തം അവലോകനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവയെ ചർച്ചചെയ്തു കൊണ്ടുള്ള, അപ്പം, അങ്ങനെ രാഷ്ട്രീയപരമായി ബോധമുണ്ടായിരുന്നു ഒരു കൂട്ടം വിദ്യാർഥികളായിരുന്നു നേരത്തെ ഈ കലാലയത്തിൽ പഠിച്ചിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ പലർക്കും അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല, വ്യക്തമായ രാഷ്ട്രീയം ഇല്ല. നമ്മളിപ്പോൾ പ്രചാരണത്തിന് ഇടയിൽ ആണെങ്കിലും നമ്മുടെ രാഷ്ട്രീയം ആയിട്ടുള്ള, രാഷ്ട്രീയം ആയിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സമീപിക്കുമ്പോൾ അവർക്ക് അത് കൂടുതലും മനസ്സിലാകാത്ത രീതിയിൽ, എന്നാൽ നമ്മൾ വ്യക്തിപരമായിട്ട് സമീപിക്കുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേയ്ക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻറെ പ്രധാന കാരണവും ഇതുതന്നെയാണ്.

ആദ്യമേ ഞാൻ പറഞ്ഞപോലെ നമ്മുടെ കലാലയത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം തന്നെയായിരുന്നു ആഹ് തെരഞ്ഞെടുപ്പ് എന്നുപറയുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയബോധം കുറഞ്ഞുവരുന്ന സാഹ... സാഹചര്യത്തിൽ പണ്ടത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇവിടെയുണ്ടായിരുന്ന ആ ഒരു ആ ഒരു ഊർജ്ജസ്വലത ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണ് തോന്നുന്നത് നിനക്ക്? തീർച്ചയായും തീർച്ചയായും. കാരണം, ഈ ഇപ്പോ പണ്ട് ആണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന കേറി വന്നിട്ട് മറ്റൊരു രാഷ്ട്രീയ സംഘടനയെപ്പറ്റി വളരെ താറടിച്ച് മോശമായി കുറ്റം പറയുന്നവരെ ഇതിൽ നിന്ന് കുറച്ച്, കുറച്ചൊക്കെ ഒരു പ്രവണത കുറച്ച് ഞാൻ മാറി വന്നതായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി അധികം പ്രചാരണ പരിപാടികളിൽ ഞാൻ പങ്കു കൊണ്ടിട്ടില്ലെങ്കിലും ഞാൻ കേട്ടെടുത്തോളം വെച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈയൊരു തരത്തിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആ, അങ്ങോട്ടുമിങ്ങോട്ടും ചെളി വാരി എറിയുന്നതിൽ നേക്കാൾ നല്ലത് തനിക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക, നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അവരവര് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു ആശയത്തിന്റെ ഭാഗത്തുനിന്ന് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ

ചിലപ്പോഴെങ്കിലും ആരോഗ്യപരമായ പര്യവസാനിക്കാത്തതുകൊണ്ടായിരിക്കാം അതിനു വഴി വയ്ക്കാത്തത്, അതിന് വഴി തുറക്കാത്തത്. ചുറ്റും നടക്കുന്ന എന്താ പറയുക സന്ദർഭ, സ സമകാലിക സംഭവങ്ങളെ വിലയിരുത്തുകയോ അത്തരം സംഭവങ്ങളെപ്പറ്റി ഒരു ചർച്ച നടത്താനുള്ള ഒരു വേദിയൊരുക്കുകയോ അതിനെപ്പറ്റി ഒരു അവലോകനം നടത്താൻ തന്നെ തയ്യാറാകാത്ത ഒരു വിദ്യാർഥിസമൂഹം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ നിലപാട് നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും പല പല ആശയങ്ങൾ മുന്നോട്ടുവയ്ക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നും ഇതെങ്ങനെ ശരിയാകും, ഇവർക്കെതിരെ പറ്റി ആഴത്തിൽ അറിവുണ്ടോ? എല്ലാം ചരിത്രവും സമകാലിക സംഭവങ്ങളെ എല്ലാം ഭംഗിയായി വ്യക്തമായി അടിസ്ഥാന, അടിസ്ഥാനപരമായി നോക്കി കണ്ടു കൊണ്ടാണോ വീക്ഷിച്ചുകൊണ്ടാണോ ഇവരീ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ടു വയ്ക്കുന്നത് എന്ന് തോന്നും ചില ആശയങ്ങളിലും നടപ്പിലാക്കാൻ സാധിക്കാത്തത് ആയിരിക്കും. ചിലത് നടപ്പിലാക്കാൻ സാധിക്കും എന്ന് അവർക്ക് തീർച്ചയുള്ളത് ആയിരിക്കാം. പക്ഷേ നടപ്പിലാക്കാൻ തീർ, സാധിക്കും, തീർച്ചപ്പെടുത്തിയ കാര്യങ്ങൾ പോലും മറ്റൊരു രാഷ്ട്രീയ സംഘടനാ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി, ഇല്ല, അത് ഞങ്ങൾക്കേ സാധിക്കുകയുള്ളൂ, അവരെക്കൊണ്ട് സാധിക്കുകയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു പ്രചാരണപരിപാടികൾ നടത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. ആരെക്കൊണ്ട് ആർക്ക് ആണെങ്കിലും സാധിക്കും, അവസാനമായി അതിന്റെ ഫലമനുഭവിക്കുന്നത് വിദ്യാർഥി സ, സമൂഹമെന്നല്ല, എല്ലാ കുട്ടികളും നമ്മുടെ കോളെ, കോളേ, കലാലയത്തിൽ ഉള്ളവരും അവരെ അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം എന്നും സൗഹാർദപരമായ തലങ്ങളിലൂടെ ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രകടമായ ആ ഒരു, പരസ്യവും പ്രകടവും ആയ ആ ഒരു എന്താ പറയുക ആ ഒരു കപട, പരസ്യവും പ്രകടവും കപടവുമായ ആ സ്നേഹം നമുക്ക് ദർശിക്കാൻ ആവാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നും നമ്മൾ കാണുന്ന മുഖങ്ങൾ ആണ്, എന്നും നമുക്ക് അവരോട് ചിരിക്കാം, എന്നും നമുക്ക് അവരോട് സംസാരിക്കാം, പക്ഷേ ആ ഒരു കാല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട്, എന്തോ ഒരു, എന്താ പറയുക നമ്മളിങ്ങനെ സ്വിച്ച് നിർത്തിയ പോലെ അവര് മാറുന്ന ഒരു സ്വഭാവ, ആ ഒരു സ്വഭാവ രീതികളിലെ വ്യത്യാസം പലപ്പോഴും നമ്മളെ എല്ലാവരെയും എന്താ പറയുക ആഹ് എന്താ പറയുക, അസ്വസ്ഥതപ്പെടുത്തി

വീഴ്ചകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻറെ, അത് ഒരു മറയാക്കി അതിന്റെ പിന്നിൽ വരുന്ന ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മനോഭാവം ഒക്കെ പലരും സ്വീകരിച്ചതായി ഞാൻ കണ്ടു. അത് അക്ഷതയ്ക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? എനിക്ക് നേരത്തെ പറഞ്ഞതിൽ എനിക്ക് ആദ്യമേ സംസാരിക്കാനുള്ളത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ, കാലഘട്ടത്തിൽ, വിദ്യാർ, സ്ഥാനാർഥികളെ കരിവാരിത്തേക്കുന്ന സംഭവമാണ്. അത് ശരിക്കും ഭയങ്കര മോശം ആയിട്ടുള്ള ഒരു പ്രവണതയാണ് കാരണം. കമ്പിളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കാണാനുള്ള ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനത്തെ ദുർ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ആണെങ്കിലും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും. കാരണം ഈ പറഞ്ഞ പോലെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് എങ്കിൽ അവരെ അത് എത്രമാത്രം വേദനിപ്പിക്കും? അവർ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥി ആയിട്ട് നിന്നു എന്നതിന്റെ പേരിൽ മാത്രം അവരെ ബാക്കിയുള്ളവരുടെ മുൻപിൽ മോശമാക്കി കാണിക്കുകയാണ്. അതീ പറഞ്ഞപോലെ കലാലയ രാഷ്ട്രീയത്തിലും അത്രമാത്രം ഇത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ആയിട്ട് ഉള്ള കാര്യം. കാരണം കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം പോലെ തന്നെ അത്രയും വിദ്വേഷം പരത്തുന്നതും അല്ലെങ്കിൽ അത്രയും എന്താ പറയാ ആൾക്കാരെ താറടിച്ചു കാണിക്കുന്നതുമായിട്ട് പോകുമ്പോൾ ഇതേ വിദ്യാർത്ഥികളാണ് നാളെ നാളത്തെ രാഷ്ട്രീയപാർട്ടികളെ നയിക്കേണ്ടത്. നാളത്തെ നമ്മുടെ നേ നേതാക്കൾ ആയിട്ട് വരേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തും ചെയ്യാൻ പോകുന്ന ആളുകളാണ് നാളെ നമ്മെ നയിക്കേണ്ടിവരിക എന്നുള്ള സ്ഥിതി വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ നാടിൻറെ അവസ്ഥ? കാരണം അവർ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും, അവരതിന് ഏതു മാർഗവും സ്വീകരിക്കും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ കലാലയത്തിൽ തന്നെ അങ്ങനെ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ കാരണം ആഹ് അങ്ങനെ നടക്കുമ്പോഎന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ തന്നെ ആ ഒരു ഭംഗി പോവുകയാണ്. നമ്മൾ സത്യമായിട്ട് നിന്ന് ഒരു മത്സരം ചെയ്യിക്കുന്നതും നമ്മൾ ഇത് പറഞ്ഞപോലെ ചെറിയ, ഇതുപോലെ ദുഷ്പ്രചരണങ്ങളിലൂടെയും അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ആളെ മാനസികമായി തളർത്തി ഒക്കെ ജയിക്കുന്ന വിജയത്തിന് എന്തു മധുരം ആണുള്ളത്? സത്യസന്ധമായിട്ട് ജയിക്കുമ്പോൾ അല്ലേ അതിനൊരു മധുരം ഉണ്ടാവുക? അപ്പോൾ ഇനി വരുന്ന ഇലക്ഷൻ കാല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ

നാളെയുള്ള നമ്മുടെ സമൂഹത്തെ നയിക്കാൻ നയിക്കാൻ കെൽപ്പുള്ളവരാകട്ടെ എന്നുകൂടി ഞാൻ ഈ ഇലക്ഷനെ ഈയൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത്രയുമൊക്കെ നമ്മുടെ കലാലയ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ടി ഇരിക്കുന്നു നമ്മുടെ ഈ ഒരു കലാലയത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ നാട് നയിക്കുന്ന പല പ്രമുഖ നേതാക്കളും വന്നിട്ടുള്ളത്. നേതാക്കൾ മാത്രമല്ല, പല മേഖലകളിലേക്കും പ്രധാനപ്പെട്ട ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കലാലയം കൂടിയാണ് നമ്മുടെ.

അതീ പറഞ്ഞപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രിയ നടൻ മമ്മൂക്ക ഇവരൊക്കെ എവിടെ നിന്ന് പഠിച്ച വന്നിട്ടുള്ളവരാണ്. അപ്പൊ, അതുപോലെതന്നെ ഇത്രയും രാഷ്ട്രീയമുള്ള കലാലയങ്ങളിൽ നിന്ന് പഠിച്ചു പോകുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായ രാഷ്ട്രീയ ബോധങ്ങൾ ഉണ്ടാകും. വ്യക്തമായ എന്താ പറയുക രാഷ്ട്രീയ ചായ്‌വുകൾ മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിന് ആണെങ്കിലും ഇതൊക്കെ വളരെ സഹായകരമായിരിക്കും. അപ്പോ ഇത്ര ഉള്ളു. നമുക്കിനി. ശരി അപ്പോൾ നമുക്ക് ഇനിയുള്ള ഒരു

തീർച്ചയായും ഇത്തരത്തിലുള്ള, ഇനി വരുന്ന തലമുറ നല്ലരീതിയിൽ രാഷ്ട്രീയം നയിക്കട്ടെ എന്ന് നമുക്ക് ആശ